ഞാന് അതിനാത്ത് കണ്ട് ഏർ ഉണ്ട് ഇങ്ങനെ ആഹ് അന്നരൊ അതിനാത്ത് കണ്ടപ്പം ഞാൻ വിചാരിച്ച് ഇത് ഇവര് തമ്മില് എന്തോ ബന്ധുക്കളാന്നപ്പൊ എനിക്ക് തോന്നി അന്നരം അവനും മൂന്ന് പെങ് പെൺമക്കളാ അവര് ഉം പിന്നെ ആഹ് അച്ഛൻ്റെ പെങ്ങടെ മോ മക്കളോ അപ്പച്ചീടെ മക്കളോ

ആ പിന്നെ ഉം

ആണോ ആഹ് അവിടെ വീട് ഇവിടെ ഇപ്പൊ താമസിക്കുന്നെ അവിടെ നമ്മുടെ ആഹ് ഗോവിന്ദൻ്റെ വീടില്ലേ അമ്പാടി

അതിന്റെ അപ്പർത്താ താമസിക്കുന്ന് ആ

പിന്നെ പിന്നെ വേറെ വിശേഷം ഇപ്പൊ

ഉം പിന്നെന്ത് വേറെ വേറെന്താ പ്രത്യേകിച്ചൊന്നില്ലെ കഴിക്കാന് ഉണ്ടാക്കി എന്തുവാത് വെണ്ടയ്ക്ക വെണ്ടക്കേടെ curry മെഴുക്കുവരട്ടി പോലെ ഉണ്ടാക്കി പിന്നെ ഏർ ചപ്പാത്തിയുണ്ട് പിന്നെ ഇന്നലത്തെ ഇന്നലെ ചേട്ടൻ ഏർ മേടിച്ചോണ്ടു വന്നാരുന്നു ഇറച്ചിക്കറി അതുണ്ട് പിന്നെ ഇറച്ചിയുണ്ട് അതിൻ്റെ കറിയുണ്ട് അങ്ങനൊക്കെ ഇരിക്ക്ന്ന് പിന്നെ അളിയൻ പിന്നെ വെളിന്ന് വല്യവയൊ കഴിച്ചതാ

പോപ്പോ ഇപ്പോ അവിടെ പോയിട്ടുണ്ട് പപ്പായുടെ കൂടെ അവന് അവിടന്ന് കഴിച്ചിട്ട് വരും കുഞ്ഞാറ്റയ്‌ക്ക് എല്ലാം കൊടുത്തേ അങ്ങനെ ഇപ്പൊ കഴിക്കും പിന്നെ

ഉം ഇപ്പം പത്ത് പത്ത് പതിനഞ്ചു minute ആയി നമ്മള്

കുറച്ച് സമയണ്ട് കഴിക്കാറായോ നിനക്ക് കഴിക്കണം എന്ന ശരിയെന്നാ അമ്മ curry ഉണ്ടാക്കിക്കഴിഞ്ഞാ ആ

കൊറച്ച് നേരം കൂടെ വരു പിന്നെ വേറെ ആഹ് ശരി ആ ശരിയെന്നാപ്പിന്നെ okay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

വലിയ കാത്തിരിപ്പിലാണ് ഏർ അത് എത്ര കണ്ട് വിജയിക്കും ലൂസിഫെർനെ ഒക്കെ മറച്ചുവെക്കുന്ന രീതിയിൽ വലിയൊരു രീതിയിൽ ആ cinema വരുമോഇല്ലെയൊന്ന് ഏതായാലും കണ്ടറിയാവുന്ന കാര്യമാണ് നമസ്ക്കാരം. ഞാനും ഗൗരിയും ഇന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ്. ഗൗരി, താങ്കൾ പഠിക്കുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് നിങ്ങൾക്ക് ഒന്ന് പറയാൻപറ്റുവോ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ അഹ് ഇപ്പഴ് അതായത് കുഞ്ഞിലെതൊട്ട് നമുക്ക് അഹ് എന്താണ് മലയാളത്തിന് കുറച്ച് പ്രാധാന്യം നൽകി അതിലുകുറച്ച് അതായത് ആഹ് ഇപ്പം നമ്മടെ പഠിപ്പിക്കുന്ന ആൾക്കാരായാലും നമ്മൾ അതിനെ പറ്റിയിട്ട് കുറച്ചുകൂടെ അതിന്റെ വിദ്യാഭ്യാസത്തിന്റെ അഹ് എന്താണ് വിദ്യാഭ്യാസത്തെപ്പറ്റിയിട്ടുള്ള കൂടുതൽ അറിവു നമ്മളിൽ തരാൻവേണ്ടിയിട്ടാണ് നോക്കുന്നത്. പണ്ടത്തെകാലത്തെ അപേക്ഷിച്ച് ഇപ്പഴത്തെ വിദ്യാഭ്യാസം എന്നുപറയുന്നത് കുറച്ചുകൂടെ വളർന്നു വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു എന്താണ് ഒരു മേഖലയാണ് എൻ്റെ വിദ്യാഭ്യാസത്തെ എൻ്റെ കാഴ്ച്ചപ്പാടില് വിദ്യാഭ്യാസമൊരു അതായത് കുഞ്ഞുകുട്ടികൾ തൊട്ടും വലിയ ആൾക്കാരുവരെയും ഏറ്റവും കൂടുതൽ പ്രാധാന്യം പ്രാധാന്യം കൊടുക്കുന്നത് മാത്രമല്ല അതില് എന്താണ് നമുക്കിപ്പം എന്തെങ്കിലും ഒരു ജോലീടെ ആവശ്യത്തിനായാലും അഥവാ ഏതൊരു കുറഞ്ഞ ജോലി പോയിട്ട്‌ ഏറ്റവും കുറഞ്ഞ ജോലിയൊന്നുമില്ലെങ്കിൽ വലിയ ജോലിയായാൽ പോലും അതില് അവര് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടുന്ന ഒരു മേഖലയാണ് വിദ്യാഭ്യാസമെന്നു പറയുന്നത്. അതുകൊണ്ടുതന്നെ എല്ലാ കുട്ടികൾക്കും ഏറ്റവും കൂടുതൽ ആവശ്യമേറിയതും അതേപോലെതന്നെ പ്രാധാന്യമേറിയ ഒരു മേഖലയാണ് വിദ്യാഭ്യാസം. ആഹ് പിന്നെ വിദ്യാഭ്യാസത്തെപ്പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ പണ്ടുകാലത്തിലും ഈ ഈ ഒരു അതായത് ഈ കടന്നുപൊക്കോണ്ടിരിക്കുന്ന ആഹ് കാലത്തിലും വെച്ച് പറയാനെന്നുണ്ടെങ്കിൽ പണ്ട് നമ്മുടെ വീട്ടുകാരിൽ നിന്നായാൽ പോലും അഥവാ നമുക്ക് വിദ്യാഭ്യാസം നേടിയില്ലെങ്കിൽപോലും നമുക്ക് എന്തെങ്കിലും എവിടെയെങ്കിലും എത്താൻ പറ്റും എന്നുള്ളൊരു ആഹ് ആഹ് ഒരു ചിന്താഗതിയായിരുന്നു. പക്ഷെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇപ്പൊ അത് മാറിവരികയാണ്. അപ്പം എന്റെ ഒരു കാഴ്ച്ചപ്പാടിൽ വിദ്യാഭ്യാസം ഏറ്റവും കൂടുതൽ ആവശ്യമേറിയൊരു

ശരിയാണ്. എനിക്ക് പറയാനുള്ളതെന്നുപറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം വളരെയധികം ഉന്നമതിയിലേക്കു . കാരണം എന്നുപറയുന്നത് ഇപ്പൊത്തന്നെ നമ്മുടെ കേരളത്തിലും അതുപോലെതന്നെ ഇന്ത്യയിലെ പല പല ജില്ലകളിലും പല പല സംസ്ഥാനങ്ങൾക്കും എല്ലാവർക്കും വളരെ വിദ്യാഭ്യാസം paisa ഇല്ലാതെ എല്ലാവർക്കും free ആയിട്ട് പഠിക്കാം എന്നുള്ള അവസ്ഥയിലാണ്. free ആയിട്ട് പഠിക്കുവാൻ മാത്രമല്ല അവർക്കു ഉച്ചഭക്ഷണം അതേപോലെതെയുള്ള ഭക്ഷണം. അതോടൊപ്പം തന്നെ അവരുടെ കായികക്ഷമതി കൂട്ടാനുള്ള പല പല കാര്യങ്ങൾ നമ്മുടെ സർക്കാരും നമ്മുടെ Indian government ഉം ചെയ്യുന്നുണ്ട്. അതോടൊപ്പംതന്നെ നമ്മുടെ കേരളത്തിൽ എന്ന് പറയാൻ നേരം പക്ഷെ നമ്മുടെ ഏറ്റവും വലിയ ഭക്ഷണത്തിന്റെ അലമ്പായിട്ടുള്ളത്തിലെ ഏറ്റവും ദൂഷ്യമായിട്ടുള്ള കാര്യം എന്താന്ന് പറയാൻ നേരം പറയാൻ നേരം നമ്മുടെ കേരളത്തിൽ പഠിപ്പിക്കുന്നതെല്ലാം ഒരു പണ്ടുതൊട്ട് ഉണ്ടാക്കിയ പുസ്തകത്തിൽ കൂടെ പറയാൻ നേരം നമ്മുടെ നാട് മാറണത്തിനുസരിച്ച് നമ്മുടെ പുസ്തകത്തിന് change വരുന്നില്ല. ആകെ change വരുന്നതെന്ന് പറയാൻ നേരം നമ്മുടെ ICSE syllabus എന്നുപറയണ book കൾക്കുമാത്രേ നമ്മുടെ കാലത്തിനനുസരിച്ച് change വരുന്നുള്ളു. പക്ഷെ അതിലുംതന്നെ change എന്ന് പറയാൻ നേരം അങ്ങനെ change വരാറില്ല. ഒരു മാതിരി ചെറിയ change ഒക്കെ ചെറിയ വ്യത്യാസങ്ങളെ വരാറുള്ളൂ.

എല്ലാം ഒരു മാതിരി history പോലെയാണ്. കാരണം നമ്മൾ ഇപ്പൊ പഠിക്കണതുതന്നെ പുതിയ കാലത്തേക്ക് വേണ്ടി പഠിക്കണത് നമ്മൾ history പോലെയാണ്. കാരണം ഈ സമയതൊക്കെത്തന്നെ നമുക്കൊരു ആവശ്യമില്ലാതെ ഈ postcard അതേപോലത്തെ സാധനങ്ങളെ കുറിച്ചിട്ട് പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല അങ്ങനത്തെ പല കാര്യങ്ങളുണ്ട്.

ആഹ് ഞാൻ ആദ്യം കേരളം തന്നെ പറയാം. കേരളത്തെപ്പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നേരത്തെ പറഞ്ഞപോലെ നമുക്ക് വേണ്ടിട്ട് ഉച്ചഭക്ഷണം അങ്ങനെ കൊറേ കാര്യങ്ങൾ നമ്മുടെ എന്താണ് കേരള സർക്കാർ തന്നെ provide നമുക്ക് നൽകുന്നുണ്ട്.

പഠിക്കാൻ വേണ്ടി സർക്കാർ കുറെയധികം കുറെ scholarship ആയാലും കുറെ കാര്യങ്ങൾ അവർക്ക് നൽകുന്നുണ്ട്. ഇനി ഇന്ത്യ ഒട്ടാകെ പറയാണെന്നുണ്ടെങ്കിലും ഇപ്പഴും പല രാജ്യങ്ങളിലും ആഹ് എന്താണ്? ഈ നമ്മുടെ അതായത് education ന്റെ വില മനസ്സിലാകുന്നില്ല. ആഹ് നമുക്ക് ഇപ്പൊ കുറെ അതായത് ആഹ് എന്താണ്? കേരളത്തിൽതുടങ്ങി ഇപ്പൊ കർണാടകയിലോ അല്ലെങ്കിൽ ഹിമാചലിലോ അങ്ങോട്ടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയൊട്ടാകെ വേറെ അനവധി എന്താണ് നോക്കുവാണെന്നുണ്ടെങ്കിൽ

ഇപ്പൊ കുറച്ചു കൂടെയധികം പ്രാധാന്യം കൊടുത്തുവരികയാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്റെ ആ കാഴ്ചപ്പാടിൽ തോന്നിയിട്ടുണ്ട്. പിന്നെ പുതിയതായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആഹ് പറഞ്ഞോളൂ ശരിയാണ്. അപ്പൊ എനിക്ക് പറയാം എന്ന് പറയാൻ നേരം താങ്കൾ പറഞ്ഞ കാഴ്ചപ്പാടിനോട് ഞാൻ ഉറപ്പായി യോജിക്കുന്നു എന്നുപറയാൻ നേരം നമ്മുടെ കേരളത്തില് ഇപ്പൊ അടുത്തെല്ലാം ഒരുമാതിരി രീതിയിൽ കൃത്യമായിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ വേറെ എന്താണ് എനിക്ക് ചോദിക്കാനുണ്ടെന്നു പറയാൻ നേരം നമ്മൾ ഈ പഠിപ്പിക്കുന്നതും നമ്മൾ ഈ പഠിപ്പിക്കണ കാര്യംകൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പറയാൻ നേരം ഈ പഠിപ്പിക്കണതും ജീവിതവുമായിട്ട് യാഥാർഥ്യമായിട്ട് ബന്ധമുണ്ടോ എന്ന് പറയാൻ നേരം നമ്മൾ ഈ പഠിക്കണം പഠിപ്പിക്കുന്നതും ജീവിതത്തിൽ അത് യോജിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞു കഴിഞ്ഞാൽ കുറെയൊക്കെ നമ്മൾ പഠിക്കുന്നതിൽനിന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ഉൾകൊള്ളാൻ കഴിയുന്നുണ്ട്. കാര്യം ഇപ്പൊ നമ്മൾ എന്തെങ്കിലും ഒരു എന്താണ് ആഹ് ഏതെങ്കിലുമൊരു ഇപ്പൊ നമ്മുടെ ജോലിക്ക് വേണ്ടി പോയിരുന്നാൽപോലും അല്ലെങ്കിൽ നമ്മുടെ ജീവിതസാഹചര്യം അതായതു നമ്മൾ എന്നും പോയ്കൊണ്ടിരിക്കുന്ന ജീവിതസാഹചര്യം നോക്കിക്കഴിഞ്ഞാലും നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എവിടെന്നെങ്കിലും നമ്മൾ

അപ്പൊ അറിവുകള്. ങ്ഹാ പറയു ശരിയാണ്. താങ്കൾ പറഞ്ഞപോലെതന്നെ ഞാൻ അതിലും യോജിക്കുന്നു എന്ന് പറയാൻ നേരം നമ്മുടെ ഓരോ പുസ്തകത്തിൽ പഠിക്കുന്ന കഴിവുകൊണ്ട് ജീവിക്കാൻ പറ്റുമെന്നത് ശരിയാണ്. പക്ഷെ നമ്മൾ ഈ പുസ്തകത്തിൽ പഠിക്കണ കാര്യവും നമുക്ക് ഈ കാര്യവും നമുക്ക് school വീട്ടുകാരുടെയും നമ്മുടെ അനുഭവത്തിന്റെയും നമ്മ വളർന്നു കൊണ്ടിരിക്കുന്ന പഠിക്കണ കാര്യം തന്നെയാണ് നമ്മൾ school ൽ പോയും പഠിക്കുന്നത് പക്ഷെ എനിക്ക് പറയാനുണ്ടെന്ന് പറയാൻ നേരം നമ്മൾ ഈ പഠിക്കണ കാര്യം കൊണ്ട് നമുക്ക് ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുവോ എന്ന് പറയാൻ നേരം നമ്മ ഈ നമുക്ക് തന്നെയറിയാം നമ്മുടെ അച്ഛനമ്മമാർ ജോലി ചെയ്യണെന്നു പറയാൻ നേരം അവർ പഠിച്ച കാര്യത്തിൽ അല്ല മിക്കവരും ജോലി ചെയ്യണത്. അവര് ജോലി ചെയണതെന്നു പറയാൻ നേരം ഓരോ profession ന്റെ പുറകെ പോണവർക്കൊക്കെയാണ് അതിന്റെ ജോലി മാത്രം കിട്ടുക എന്ന് പറയാൻ നേരം മിക്കവരും പഠിച്ചതു വേറെ വേറെ അവർ ചെയ്യണ ജോലിയും വേറേത് എനിക്ക് ഒരു കാര്യം അതിനകത്ത് പറയാനുള്ളത് ഇപ്പൊ നമ്മുടെ അച്ഛനും അമ്മമാരും അവർക്കു അവർ ജോലി ചെയ്യുന്നത് എന്ന് പറയുന്നത് അവർക്ക് വേണ്ടീട്ട് അവർ ഇഷ്ട ഇഷ്ടപെട്ടതു അവരുടെ കുടുംബത്തെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അവര് കൂടുതൽ ചെയ്യുന്നത്. അതിലും അതിനെപ്പറ്റി പറഞ്ഞാലും നമുക്ക് അവര് എന്താണ് സ്വയമായിട്ട് അതിനു വേണ്ടീട്ട് ആ അതിനകത്തോട്ട് എന്താണ് അതിനു വേണ്ടീട്ട് അവര് ഇഷ്ടത്തോടെ ചെയുന്നതല്ല. എന്റെ concept ൽ അനുസരിച്ച് എന്റെ ഒരു ഇതിൽ അനുസരിച്ച് ഞാൻ പറയുന്നത് അവര് ചിലപ്പോൾ അവരുടെ എന്താണ് കുടുംബജീവിതത്തിന്റെ